എടി എനിക്ക് എവിടെങ്കിലും ഒക്കെ യാത്ര പോവാൻ തോന്നാ നമ്മൾ സുഹൃത്തുക്കളായിട്ട് ഒക്കെ പോവുന്നത് എന്ന് പറയുന്നത് വേറൊരു രസല്ലേ നമ്മളത് കുടുംബക്കാരായിട്ട് പൊമ്പോ കിട്ടില്ലലോ. നിയങ്ങിനെ അടുത്ത് എവിടേലും പോയർന്നോ സുഹൃത്തുക്കളായിട്ട് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഏഹ് ഒരുമിച്ച് പഠിച്ച കുറച്ച് കൂട്ടുകാരായിട്ട് മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുവാരുന്നു നമുക്കും ഒരു ദിവസം പോണം ഇപ്പൊ ആണെങ്കി അവിടെ നമുക്ക് പോവാൻ പറ്റിയ കാലാവസ്ഥയാ

അതാണ് നീയ് നിയാണെങ്കിൽ ഇടക്ക് ഇടക്ക് പറയാറുണ്ടല്ലോ എവിടെങ്കിലും ഒക്കെ നമുക്ക് പോണം എനിക്ക് അത് കൊണ്ട് ആദ്യം ഇങ്ങനെ മനസ്സിലെ ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോ എനിക്ക് ആദ്യം നിൻ്റെ മുഖമാ ഓർമ വന്നേ കാരണം നിനക്കും പോവാൻ താല്പര്യം ഉള്ള ആളാണെന്ന് എനിക്ക് അറിയാം

അത് ശെരിയാണ് നമ്മുടെ നാട്ടിൽ തന്നെ ആകുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് പഴകിയ സംസ്കാരം ആഹാര രീതികൾ അങ്ങിനത്തെ കാര്യങ്ങളാണല്ലോ പൊറത്തേകോക്കെ പോകുമ്പൊന്ന് പറഞ്ഞാൽ അത് നമുക് നമുക്ക് തന്നെ ഒരുപാട് സന്തോഷം തരുലെ അവരുടെ അവിടത്ത ആഹ് ഭക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറ്റെ അവരുടെ വസ്ത്ര ധാരണം അതുപോലെ സംസാരിക്കുന്ന ഭാഷ നമുക്ക് നമുക്ക് അവർ പറയുന്നേ ഒന്നും മനസിലാവില്ലെങ്കിൽ കൂടി ഭയങ്കര കൗതുകം അല്ലെ അവരോട് ഒക്കെ സംസാരിക്കുമ്പോ ഭയങ്കര രസാണ് ഞങ്ങൾ കഴിഞ്ഞ പ്രാവിശ്യം ആഹ് പോണോന്ന് വിചാരിച്ചതാ പക്ഷെ പോവാൻ പറ്റിയില്ല ഈ പ്രാവിശ്യം എന്തായാലും നമുക്ക് എല്ലാവര്ക്കും കൂടെ ചേർന്ന് പോണം അവിടുത്തെ കൊറേ ഭക്ഷണങ്ങൾ ഒക്കെ ഞാൻ നോക്കിവെച്ചിട്ടുണ്ട് അതൊക്കെ നമുകൊന്ന് വീതിക്കണം അതെ അതുപോലെതന്നെ എനിക്ക് യാത്രകൾ പോകുമ്പോ ഉണ്ടല്ലോ ആഹ് നമ്മൾ കൂടെ ആരാണെന്ന് ഉള്ളത് ഭയങ്കര പ്രധാനം ആണ് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആൾകാർ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രാമങ്ങളിൽ ഒക്കെ ചെല്ലുമ്പോ

ഇവർക്ക് ഭയങ്കര സ്നേഹാ അതേപോലെ തന്നെ അവരുടെ ജീവിത രീതി ഒക്കെ വളരെ വ്യത്യസ്തമാണല്ലോ നമുക് അതിനകത്തുന്ന് ഒക്കെ ഒരുപാട് മനസിലാക്കാൻ പറ്റും നമ്മളുടെ ജീവിതത്തിലും അതൊക്ക നമ്മൾ ആഹ് കൂട്ടീച്ചർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഭക്ഷണം ഏറ്റവും ഈ സാധാരണക്കാര് കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒക്കെ അവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്നേ എന്ന് വെച്ചാ നമ്മളുടെ വീടിൻ്റെ ചുറ്റും തന്നെ നമുക്ക് കിട്ടുന്ന കൊറേ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ട് ഏറ്റവും ചെറിയ രീതിയിൽ ഉണ്ടാകുന്ന എന്ന ഭയങ്കര രുചിയായിരിക്കും അപ്പൊ നമുക്കതെല്ലാം ഒന്ന് കഴിച്ചൊക്കെ നോക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം ആവട്ടെ എന്തായാലും പോണം അതുപോലെ നമ്മൾ യാത്രകൾ പോകുമ്പോളെ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രകൃതിയോട് അടുപ്പിക്കുന്ന ഒന്നും കൂടിയാണ് യാത്രകൾ കാരണം നമ്മുടെ ഒക്കെ ദൈന്യന്തിന ജീവിതത്തിൽ ആഹ് എന്താ പറയാ നമ്മൾ ഈ പറയുന്ന വെയിൽ കൊള്ളുകയോ അല്ലെങ്കി നമ്മൾ പൊറത്തിറങ്ങി മനുഷ്യന്മാരോട് മിണ്ടുന്നേ തന്നെ കുറവാ

ചെരുപ്പ് ഇടാണ്ട് നടക്കുവോ മല കേറാൻ എന്തെങ്കിലും പോവോ പക്ഷെ നമ്മൾ യാത്രകൾ പൊമ്പോ നമ്മുടെ തന്നെ മനസ്സ് ഭയങ്കര എന്താ പറയെ ഊഷ്മളം ആവാണ് നമ്മുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള സന്തോഷം അത് നമ്മൾ നമ്മൾ അത് പരമാവധി യാത്രകൾ പോകുമ്പോ അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി നിക്കാൻ നമ്മൾ ശ്രമിക്കൂലേ സത്യം അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും ചില ആൾക്കാരുണ്ട് യാത്രകൾക്ക് വേണ്ടി മാത്രം ആയിട്ട് ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവർ അങ്ങിനത്തെ ഒരുപാട് ആൾക്കാരെ നമുക് കണ്ടുമുട്ടാം പറ്റും അവരിങ്ങനെ ചെറിയ ചെറിയ ഓരോ സ്ഥലത്ത് പോയിട്ട് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശുകളായിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് വന്നോടിരിക്കെ എന്നിട്ട് അടുത്ത സ്ഥലത് പോയിട്ട് അവിടെ എന്തെങ്കിലും ജോലി ചെയ്യും അന്നിട്ട് അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് യാത്ര ചെയ്യും അങ്ങിനെ വളരേ ഭയങ്കര രസകരമായിട്ടുള്ള കൊറേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും അത് ശെരിയാട്ടോ നമ്മൾ യാത്രകൾ ചെയ്യുമ്പോ ഇതുപോലെ കൊറേ മനുഷ്യന്മാരെ കാണും അവര് കാണുമ്പൊന്ന് വെചിണ്ടെങ്കി അവരാണെങ്കി ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുള്ള ആൾകാർ ആയിരിക്കും അപ്പൊ അവരുടെന്ന് നമ്മൾ കേൾക്കുന്ന അനുഭവങ്ങളും കഥകളൊക്കെ നമുക്ക് കൂടുതൽ യാത്രകൾ പോവാൻ പ്രേരണ തോന്നും

നമു നമുക്കിങ്ങനെ യാത്രകൾ എന്ന് പറയുന്നതേ ഒന്നിൽ നിർത്തി അവസാനിക്കാണ്ട് ഇതുപോലെ തുടർച്ചയായിട്ട് പോവേണെങ്കി എന്ത് രസായിരിക്കും എന്നുള്ളത് അവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവേ കാരണം അവർക്ക് അവരുടെ ജീവിതത്തെ പറ്റിയിട്ട് വല്യ ആശങ്കകളോ കാര്യങ്ങളോ ഇല്ല അവര് ഈ നിമിഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്

അല്ലെങ്കി ജീവിതം എന്താണെന്ന് ശെരിക്കും ആസ്വദിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ നമ്മുടെ ദൈന്യന്തിന ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് ഭയങ്കര മനസ്സ് വെഷമിച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരിക്കുമ്പോ

അവരുടെ ആ ഒരു എന്താ പറയേ ജീവിതത്തിൻ്റെ നൈമഷികതേനെ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർ പുതിയ കരകൾ തേടി പുതിയ മനുഷ്യന്മാരെ തേടി യാത്ര ചെയ്യുന്നവരാണ് അങ്ങിനെ ഒക്കെ ജീവിക്കാനും വേണം ഒരു ഭാഗ്യം അതെ അതേപോലെ തന്നെ ഈ പല പല സംസ്കാരങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിന് പൊറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടൊക്കെ വേറെ തന്നെ ഒരു സംസ്കാരാ അപ്പൊ ഈ ആഘോഷങ്ങൾ ആണെങ്കി തന്നെ നമ്മൾ വല്യ വല്യ പ്രാധ്യാനം കൊടുക്കാതെ കൊറേ ആഘോഷങ്ങൾന്ന് ഒക്കെ പറഞ്ഞാൽ പൊറത്തൊക്കെ പൊമ്പോ ഭയങ്കര വല്യ വിപുലമായിട്ടൊക്കെ അവർ ആഘോഷിക്കുന്നെ അതൊക്കെ കാണുമ്പോ തന്നെ നമ്മളെ മനസ്സിൽ നമ്മൾ കണക്കുമ്പോ ആണ് നമുക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസിലാകുന്നത്. അതേപോലെ തന്നെ സാഹോദര്യം അ അവരെന്തൊരു കാര്യം അവരുടെ വീട്ടിൽ എന്തൊരു കാര്യം ഉണ്ടാക്കിയാലും അപ്പുറത്ത് കൊടുക്കുന്നതിലൊക്കെ അവർ വളരേ അതിന് ഭയങ്കര ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോ നമുക്ക് ഒരുപാട് നമ്മുടെ ജീവിതത്തിലും കൂടെ അതൊക്കെ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം ഒക്കെ വരും അതെയതെ ഇപ്പൊ നമ്മൾ ആണെങ്കി തന്നെ പൊറത്ത് ഒരുപാട് ദൂരം നമ്മൾ നിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരം പോവുമ്പോ ആ ഒരു തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ ഒക്കെ കാണാൻ പറ്റും അങ്ങിനെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ യാത്രകൾ പോകുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നെ. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ അടുത്ത് നമുക്കൊരു യാത്ര പോവാൻ പറ്റട്ടെലെ